മൊസില്ല ഫയർഫോക്സ് സെർച്ച് ആൻഡ് auto കോംപ്ലീറ്റ് ഫീച്ചർസ് എന്ന സ്പോക്കൻ tutorialലേയ്ക്ക് സ്വാഗതം
ഈ tutorialല് സെർച്ച് ഉപയോഗിക്കുവാനും സെർച്ച് എൻജിനെസ് മാനേജ് ചെയ്യുവാനും ഫൈൻഡ് ബാർ ഉപയോഗിക്കുവാനും അഡ്രസ് barലുള്ള auto കോംപ്ലീറ്റ് ഉപയോഗിക്കുവാനും പഠിക്കുന്നു
ഈ tutorialല് നമ്മള് ഉബുന്റു 1004ലെ ഫയർഫോക്സ് വെർഷൻ 70 ആണ് ഉപയോഗിക്കുന്നത്
നമ്മൾ ഇന്റർനെറ്റ് അധികവും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വിവരങ്ങൾ തിരയുവാനാണ്
പ്രത്യേക വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരയുന്നു
വിവരങ്ങൾ തിരയുന്നത് എളുപ്പമാക്കാൻ മൊസില്ല Firefoxന് വിവിധ മാർഗങ്ങൾ ഉണ്ട്
ഇതിൽ ചിലത് നമുക്ക് നോക്കാം
ഒരു മാർഗം വിവിധ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അതിൽ സെർച്ച് ചെയ്യുക എന്നതാണ്
ചുരുക്കത്തില് സെർച്ച് എൻജിനെസ് എന്നാല് വെബ്സൈറ്റുകൾ തന്നെയാണ്
യുആർഎൽ barല് wwwgooglecom എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ഹോം പേജ് തുറന്നു വരുന്നു
ഗൂഗിൾ ഹോം pageന്റെ സെർച്ച് barല് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ക്ലിക്ക് ചെയ്യുക
സെർച്ച് എങ്ങിനെ എല്ലാ ഫലങ്ങളും തരുന്നു
ഏറ്റവും മുകളിലുള്ള ഫലം googleന്റെ ഇമെയിൽ ആയ ഗ്മെയിൽ ആണെന്ന് കാണാം
പക്ഷേ ഇതേ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ മൊസില്ല Firefoxൽ ഒരു മാർഗം ഉണ്ട്
നാവിഗേഷൻ ടൂൾ ബാറിൽ യുആർഎൽ ബാറിന് ശേഷം ഒരു സെർച്ച് ബാർ ഫീൽഡ് ഉണ്ട്
സെർച്ച് barഫീൽഡിലേയ്ക്ക് നേരിട്ട് പോകാനായി CTRLK പ്രസ് ചെയ്യാവുന്നതാണ്
സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക
അടുത്ത് കാണുന്ന മാഗ്നിഫയിംഗ് ഗ്ലാസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
സെർച്ചിന്റെ ഫലം കണ്ടെന്റ് areaയിൽ കാണാൻ കഴിയുന്നു
ഏറ്റവും മുകളിലുള്ള ഫലം googleന്റെ ഇമെയിൽ ആയ ഗ്മെയിൽ ആണെന്ന് കാണാം
സെർച്ച് barന്റെ ഇടതു ഭാഗത്തായി നമുക്ക് വേണ്ടി സെർച്ച് ചെയ്ത സെർച്ച് engineന്റെ ലോഗോ കാണാം
മൊസില്ല ഫയർഫോക്സ് ഡിഫാൾട്ട് ആയി ഉപയോഗിച്ചിരിക്കുന്ന സെർച്ച് എങ്ങിനെ ഗൂഗിൾ ആണ്
നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല
നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സെർച്ച് എങ്ങിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്
സെർച്ച് ബാറിലുള്ള ഗൂഗിൾ സെർച്ച് എങ്ങിനെ logoയില് ക്ലിക്ക് ചെയ്യുക
ജനപ്രീതിയാർജിച്ച സെർച്ച് engineകളായ യാഹൂ ബിംഗ് എന്നിവയുടെ logoകൾ അടങ്ങിയ ഒരു ഡ്രോപ്പ്ഡൌൺ ലിസ്റ്റ് കാണുന്നത് ശ്രദ്ധിക്കുക
ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ നിന്ന് യാഹൂ തിരഞ്ഞെടുക്കുക
സെർച്ച് barന്റെ ഇടതുഭാഗത്തായുള്ള ലോഗോ ഇപ്പോള് യാഹൂ ലോഗോ ആയി മാറിയത് ശ്രദ്ധിക്കുക
ഇമെയിൽ എന്ന് സെർച്ച് barല് ടൈപ്പ് ചെയ്ത് മാഗ്നിഫയിംഗ് glassൽ ക്ലിക്ക് ചെയ്യുക
ഇത്തവണ നമ്മള് കണ്ടെന്റ്സ് areaൽ കാണുക യാഹൂ സെർച്ച് engineൽ നിന്നുള്ള ഫലങ്ങൾ ആണ്
ഫലങ്ങള് അവസാനം കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക
ആദ്യ ഫലം ഇപ്പോള് ഗ്മെയിൽ അല്ല
മറിച്ച് യാഹൂ മെയിൽ ആണ്
വീണ്ടും സെർച്ച് barൽ ഉള്ള സെർച്ച് എങ്ങിനെ logoയില് ക്ലിക്ക് ചെയ്യുക
ഡ്രോപ്പ് ഡൌൺ boxല് മാനേജ് സെർച്ച് എൻജിനെസ് തിരഞ്ഞെടുക്കുക
ഇത് മാനേജ് സെർച്ച് എൻജിനെസ് എന്ന ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
പട്ടികയിലെ അവസാന ഇടെം ക്ലിക്ക് ചെയ്യുക
വലതു ഭാഗത്തെ ബട്ടൺസ് ഇപ്പോള് പ്രവര്ത്തനക്ഷമമാണ്
റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
നമ്മള് തിരഞ്ഞെടുത്ത ഇടെം ഇപ്പോൾ പട്ടികയിൽ ഇല്ല എന്ന് കാണാം
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ഒക് ക്ലിക്ക് ചെയ്യുക
സെർച്ച് barൽ ഉള്ള സെർച്ച് എങ്ങിനെ logoയില് ക്ലിക്ക് ചെയ്യുക
മാനേജ് സെർച്ച് Enginesല് ക്ലിക്ക് ചെയ്യുക
മാനേജ് സെർച്ച് എൻജിനെസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് പോപ്പ് അപ്പ് ചെയ്യുന്നു
ഇതിന്റെ താഴെയായി ഗെറ്റ് മോർ സെർച്ച് engines എന്ന് പറയുന്ന ലിങ്ക് കാണാം
അതില് ക്ലിക്ക് ചെയ്യുക
ഒരു പുതിയ ബ്രൌസർ tab തുറക്കുന്നു
ഇത് സെർച്ച് barലേയ്ക്ക് ചേർക്കാൻ കഴിയുന്ന വിവിധ സെർച്ച് engineകൾ കാണിച്ചു തരുന്നു
നിങ്ങളുടെ ആവശ്യങ്ങള്ക്കനുസരിച്ച് ഉള്ള സെർച്ച് എങ്ങിനെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്
tabന്റെ മൂലയിലുള്ള xല് ക്ലിക്ക് ചെയ്തു കൊണ്ട് tab ക്ലോസ് ചെയ്യാം
കണ്ടെന്റ് areaയിലെ ഒരു പ്രത്യേക ടെക്സ്റ്റ് കണ്ടു പിടിക്കാൻ ഫൈൻഡ് ബാർ ഉപയോഗിക്കുന്നു
യുആർഎൽ barല് wwwgmailcom എന്ന് ടൈപ്പ് ചെയ്ത് Enter അമര്ത്തുക
ഗ്മെയിൽ ഹോം പേജ് ലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നിട്ട് ഫൈൻഡ് ക്ലിക്ക് ചെയ്യുക
ബ്രൌസർ വിൻഡോയ്ക്ക് താഴെ ഒരു ഫൈൻഡ് ബാർ പ്രത്യക്ഷപ്പെടുന്നു
ഫൈൻഡ് barന്റെ ടെക്സ്റ്റ് ബോക്സിൽ ഗ്മെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക
നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് കണ്ടെന്റ്സ് areaയിൽ ആദ്യമായി കാണുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു
Nextല് ക്ലിക്ക് ചെയ്താൽ ആ വാക്ക് അടുത്തതായി കാണുന്ന ഭാഗത്തേക്ക് പോകുന്നു
Previousല് ക്ലിക്ക് ചെയ്യുക വഴി ആ വാക്ക് ഇതിന് മുൻപ് കണ്ട ഭാഗത്തേക്ക് പോകുന്നു
ഹൈലൈറ്റ് ആൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഈ ടെക്സ്റ്റ് ഉള്ള എല്ലാ ഭാഗങ്ങളും കണ്ടെന്റ്സ് areaയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു
auto കോംപ്ലീറ്റ് ഫങ്ഷൻ മൂലം യുആർഎൽ ബാറിൽ വെബ് addressകൾ ടൈപ്പ് ചെയ്യുന്നത് വളരെ ആയാസ രഹിതമാക്കുന്നു
നമുക്ക് അഡ്രസ് barല് വെബ് അഡ്രസ് പൂർണ്ണമായി ടൈപ്പ് ചെയ്യേണ്ടതില്ല
നമുക്ക് നോക്കാം അഡ്രസ് barല് ജിഎംഎ എന്ന് ടൈപ്പ് ചെയ്യുക
മൊസില്ല ഫയർഫോക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോള് തന്നെ അത് സ്വയം പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്നു
ഇത് gmaല് ആരംഭിക്കുന്ന വെബ്സൈറ്റുകളുടെ ഒരു ഡ്രോപ്പ് ഡൌൺ തരുന്നു
ഡ്രോപ്പ് ഡൌൺ പട്ടികയില് നിന്ന് ഗ്മെയിൽ തിരഞ്ഞെടുക്കുക
ഗ്മെയിൽ വെബ്പേജ് കണ്ടെന്റ്സ് areaയില് ലോഡ് ചെയ്യുന്നു
നിങ്ങൾക്ക് ഈ വിശേഷ ഗുണം ഇഷ്ടമായില്ലെങ്കില് നിങ്ങള്ക്കത് ഓഫ് ചെയ്യാവുന്നതാണ്
എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക
മെയിൻ മേനു tabകളിൽ നിന്ന് പ്രൈവസി tab തിരഞ്ഞെടുക്കുക
ഡയലോഗ് ബോക്സിന്റെ ഏറ്റവും താഴെയായി വെൻ യൂസിങ് ലൊക്കേഷൻ ബാർ സഗസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്
അത് വികസിപ്പിക്കാന് ഡ്രോപ്പ് ഡൌൺ ആരോവില് ക്ലിക്ക് ചെയ്യുക
പട്ടികയില് നിന്ന് നോത്തിങ് തിരഞ്ഞെടുക്കുക
ഡയലോഗ് ബോക്സ് അടയ്ക്കാന് ക്ലോസ് ക്ലിക്ക് ചെയ്യുക
അഡ്രസ് barലേയ്ക്ക് തിരിച്ചുപോയി ജിഎംഎ എന്ന് ടൈപ്പ് ചെയ്യുക
നിര്ദ്ദേശങ്ങളൊന്നും വരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക
ഇതോടു കൂടി ഈ tutorialന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഈ tutorialല് നമ്മള് പഠിച്ചത് സെർച്ച് ഉപയോഗിക്കാൻ സെർച്ച് എങ്ങിനെ മാനേജ് ചെയ്യാൻ ഫൈൻഡ് ബാർ ഉപയോഗിക്കാൻ അഡ്രസ് barലെ ഓട്ടോ കോംപ്ലീറ്റ് ഉപയോഗിക്കാൻ
അസൈൻമെന്റ് സെർച്ച് barലെ സെർച്ച് എങ്ങിനെ യാഹൂ ആക്കി മാറ്റുക
സ്പോക്കൻ ട്യൂട്ടോറിയൽ എന്ന് തിരയുക
ആദ്യ ഫലത്തില് ക്ലിക്ക് ചെയ്യുക
പേജില് എത്ര തവണ വീഡിയോ എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് കാണുക
ഹൈലൈറ്റ് ആൽ ക്ലിക്ക് ചെയ്ത് ഈ വെബ് പേജിൽ വീഡിയോ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഹൈലൈറ്റ് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ projectനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കില് ഡൌണ്ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു
ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ projectന്റെ ഒരു ഭാഗമാണ്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
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ